താങ്കള്‍, താങ്കള്‍ക്ക് എങ്ങനെയാണ്? സുഖമൊക്കെ ആണോ? പിന്നല്ലാതെന്താ, നല്ല കാലാവസ്ഥ, മഴ പെയ്യുന്നുണ്ട്. താങ്കളുടെ ജോലിയൊക്കെ എന്തായി? എന്താടാ ഈ കേരളത്തിന്‍റെ അവസ്ഥ വച്ച് നോക്കുമ്പോള്‍ എനക്ക് അങ്ങനെ ജോലിയെല്ലാം കിട്ടാന്‍ ഭയങ്കര പണിയാണ്. ഞാന്‍ ദേ പിജി പഠിച്ചു. ഇതെല്ലാം പഠിച്ചു. എന്നിട്ടെന്താ? അപ്പൊ താങ്കള്‍ പറയുന്നേ ഇപ്പൊ തൊഴിലിന്‍റെ കാര്യത്തില് കൂടുതല്‍ കേരളിയരും പുറം സംസ്ഥാനങ്ങളിലെക്കോ, അല്ലെങ്കില്‍ പുറം രാജ്യങ്ങളിക്കോ ആണ് ജോലി തേടി കൊണ്ട് പോകുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാല്‍ ഞങ്ങക്ക് പൊറത്ത് രാജ്യങ്ങളിലേക്ക് പോകാന്‍ വലിയ ഇന്‍ട്രസ്റ്റ് ഇല്ല. പക്ഷേ, ഇവിടത്തെ ചില സാഹചര്യങ്ങള്‍, ഇവിടത്തെ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോള്‍ ഇവിടെ പിടിച്ചു നില്‍ക്കണമെങ്കില്‍ അറ്റ്‌ലീസ്റ്റ് പുറത്ത് പോകണ്ട ആവശ്യം നമ്മള് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്.എന്താന്നറിയില്ല.

അതില്ലാണ്ട് നമ്മക്ക് പൊറത്ത് പോകാണ്ട് നമുക്കിപ്പം തൊഴില് ചെയ്യാണ്ട് നമ്മള് എന്ത് ചെയ്യുന്നേ. ഇപ്പം ഇവിടുന്നു ഞാനിങ്ങനെ ഒരു കാര്യം താങ്കളോട് പറയുകാ.അറ്റ്‌ലീസ്റ്റ് ഒരു പതിനഞ്ചായിരം ഉറുപ്പിക

അപ്പൊ ഇവിടത്തെ സാലറി എന്ന് പറയുന്നേ പതിനഞ്ചായിരം വയ്ക്കും. സാധാരണക്കാരന്‍ ഒരു ഡിഗ്രിയാകും, പിജി അല്ലെ, പിന്നെ ഗവണ്മെന്‍റ് ജോബ്‌ ആയിരിക്കണം. ഗവണ്മെന്‍റ് ജോബ്‌ നിങ്ങക്ക് അറിയാലോ. പിഎസ് സി കാലം കഴിയുമ്പോഴേക്കും ആ, ആ

നമ്മള്ആ ഒരു മാസത്തിനുള്ളില്‍ തന്നെ നമ്മടെ അടുത്തുന്നു പകുതീം ചെലവാവും ഇപ്പൊ

അത് തന്നെ. ഇപ്പോള്‍ താങ്കള്‍ പറയുന്നത് എനിക്ക് മനസിലായി. ഇപ്പൊ ഗവണ്മെന്‍റ് ജോബ്‌ കിട്ടണമെങ്കില് പി എസ് സി എക്സാം ഉണ്ട്. ഇപ്പൊ പി എസ് സി എക്സാമിന്‍റെ താമസം അറിയുവോ? പി എസ് സി എക്സാം എഴുതിയ എത്ര ആള്‍ക്ക് ഇപ്പോഴും ജോലി കിട്ടാനുണ്ട്.

അങ്ങനെയാണെങ്കില്‍ പേര് കൊടുക്കാണ്ടിരുന്നാ പോരെ. പിന്നെ ഗവണ്മെന്‍റ് ജോബ്‌ എന്ന് പറഞ്ഞിട്ട്, ഇതിനെക്കാട്ടില് വേറെ എന്തെങ്കിലും പണിക്കായിട്ട് പോകുന്നതല്ലേ. ജോബ്‌ കിട്ടിയാല് നല്ലയാണ്, ഓക്കെയാണ്.പെന്‍ഷന്‍ ഉണ്ട്, എല്ലാകാര്യങ്ങളും താങ്കള്‍ പറയുന്നത് ഞാന്‍ അംഗീകരിക്കുന്നു. ആ, അതിനോട് ഞാന്‍ യോജിക്കുന്നു. പക്ഷേ അത് കിട്ടാനുള്ള പിഎസ് സി എക്സാം എഴുതിയിട്ട് അതില്‍ പേര് വന്നിട്ട് പോലും, കിട്ടിയിട്ട് ജോബ്‌ എത്താത്ത അവസ്ഥ താങ്കള് എന്താണ് അതിനോട് പ്രതീകരിക്കാന്‍ ഉള്ളത്. തീര്‍ച്ചയായും ഗവണ്മെന്‍റിന്‍റെ ഒരു ഉത്തരവാദിത്ത്വം തന്നെയാണ്. എന്താണ് ഗവണ്മെന്‍റിന്‍റെ കീഴിലെ ജനങ്ങളുടെ തൊഴില്‍ എന്താണ്? തൊഴിലുറപ്പ് വരുത്തുക.ഇപ്പൊ ആ തൊഴില് ഉറപ്പു വരുത്തണം. ഇപ്പൊ വേള്‍ഡ് കപ്പ്‌ നടത്തുന്നുണ്ട്. അവിടെ വേ എത്ര ആള്‍ക്കാരാ നിക്കുന്നതെന്നറിയുവോ? വെറും അഞ്ചു ലക്ഷം ആള്‍ക്കാരാണ് ഖത്തറിലെ ജനങ്ങള്‍ ഉള്ളൂ.

പക്ഷേ അവിടത്തെ വരുമാനാ ഇതെല്ലാം അവിടെ ഫ്രീ ആയിട്ടു എല്ലാം ഗവണ്മെന്‍റ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അവര് നല്ല വികസന മൈന്‍ഡിലാണുള്ളത്.. ഇപ്പൊ എന്താ ചെയ്തേക്കണേ നിങ്ങള് ഇങ്ങനെ തൊഴില് കിട്ടാതെ നടക്കുവാനെ നിങ്ങളിപ്പം പറഞ്ഞു പൊറത്തൊന്നും പോകണ്ട. ഇവിടെ തന്നെ. നിങ്ങളൊന്നു സാഹചര്യം പറഞ്ഞു തന്നാട്ടെ. അല്ല, ഞാനിപ്പം കേരളത്തിലെ അവസ്ഥ പറയുകയാണെങ്കില് കേരളിത്തിലെവിടെ പോയാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്.കേരളത്തിലെ കേരളിയര്‍ അന്യസംസ്ഥാന തൊഴിലാളികള്‍ ആണ്. മലയാളികള്‍ എന്ന് പറഞ്ഞാല് ആദ്യം നിങ്ങള് മനസിലാക്കേണ്ടത് മലയാളികള് പഠിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരാണ്. പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആരും ഡിഗ്രി ഒന്നും എടുത്തിട്ടു വരുന്നയൊന്നും അല്ല. പക്ഷേ, പത്താംക്ലാസ് പാസാകാത്ത എല്ലാവരും നാട്ടില് വെറുതെ നില്‍ക്കുമ്പോള്‍ പറഞ്ഞയക്കുന്നതാണ് ഏഎ കേരളത്തില്‍. വിസയൊന്നും വേണ്ടല്ലോ. ഫ്രീയായിട്ട് ഇങ്ങു എത്താന്‍. ഒരു ഒരു ഇരുന്നൂറു രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല്‍ കേരളത്തിലെത്താം.

ആ ഒരു കാര്യത്തില്‍ മുന്നോട്ടു വന്ന ഒരു ഡിലെ ഒരു ദിവസം ഇങ്ങള് പറയുകയാണ്. നിങ്ങള് ഇപ്പം പറഞ്ഞതിനകത്ത് മനസിലാകുന്നെ എന്ന് വച്ചാല്‍ കേരളത്തില്‍ കുറെഎടുത്തു ചെയ്താ പോരെ. പക്ഷേ അങ്ങനെ അല്ലല്ലോ. പിന്നെ ഇവര്ക്ക് പഠിക്കാന്‍ പോണ്ടല്ലോ.

ഈ പത്താം ക്ലാസ് കഴിഞ്ഞാ ബായിക്കോട്ട് എടുത്തു എറങ്ങിയാ പോരെ റോഡുമേല്. ഈ തൊഴിലിനെ കൂടുതലായിഅവര് പഠിച്ച എന്താണ്. പഠിച്ച വിഷയത്തില് അല്ലെങ്കില്‍ ആ പഠിച്ചതിനൊപ്പം

ഇതെന്ന് പറഞ്ഞാല് ഗവണ്മെന്‍റ് ആണ് ഇത്ര സീറ്റ് കൊടുക്കണത്. അപ്പൊ അത്രയും ജോബ്‌ ഓഫേഴ്സ് ഗവണ്മെന്‍റ് തന്നെ കൊടുക്കണം. ആ ഒരു രീതിയിലുള്ള ഇതെല്ലാം നമ്മളാ കണ്ടെത്തെണ്ടേ അല്ലാതെ

ഇനിയിപ്പോ കൊറേ ആള്‍ക്കാരിവിടെ ബാക്കിയുള്ളവര് ഇവിടെ നമ്മുടെ മുമ്പില് മറ്റേ ബംഗാളികളല്ലേ പണിയെടുക്കുന്നത് ഇരുന്നൂറ്റിയമ്പത് ഉറുപ്പിക കൊടുക്ക്‌മ്പോള്‍ തന്നെ. പണീന്‍റെ പൈസയിലല്ല കാര്യം. ഞമ്മള് പഠിച്ച ഒരു കാര്യത്തിന്‍റെ മേളില്

നമ്മള് ചെയ്യുമ്പോള്‍ ആ ഒരു എനര്‍ജി ഉണ്ടല്ലോ ആ ഒരു ഇത് വച്ച് എല്ലാവരും ചെയ്യുന്നുണ്ടോ?

അതുതന്നെയാണെന്നു തോന്നുന്നു. പഠിത്തൊത്ത പഠിപ്പിനൊത്ത ജോലി കിട്ടുന്നില്ല. അതാണ് കൂടുതല്‍ കരിയറില്‍ പഠിച്ച ജോലി നമ്മക്ക് ഈ നാട്ടില്‍ തന്നെ കിട്ടണമെന്നില്ല. ഗവണ്മെന്‍റിന് എന്ത് ചെയ്യാം. ഇടപെട്ടിട്ട് ഇങ്ങനെ പഠിച്ച ഇത്ര ആള്‍ക്കാര് ഉണ്ട്. അപ്പൊ പുറത്തെ രാജ്യങ്ങളിലൊന്നു നോക്കാം.

അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടേ, അങ്ങനെ അങ്ങോട്ടേക്ക് അയക്കുക വല്ലോം ചെയ്യാം. ആ ഒരു രീതിയെല്ലാം നിങ്ങള് സ്വീകരിക്കണം. പറഞ്ഞോണ്ട് നിങ്ങളോട് ഞാന്‍ പറഞ്ഞയാണ്. പറയുന്നതാണ്. താങ്കള്‍ എന്നോട് സംവദിച്ചതിനോട് നന്ദി. കൊറേ കാര്യങ്ങള്‍ നിങ്ങളീന്നു ഒക്കെ കിട്ടിയിട്ടുണ്ട്. കൊറേ കാര്യങ്ങള്‍ ഇങ്ങനെ ഇന്‍ഫോര്‍മേഷന്‍ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളത് പരിഹരിക്കാന്‍ വേണ്ടി ഞാന്‍ പറയുവാ നിങ്ങള്‍ എന്തിനാരുന്നു ഓകെ എന്നാല്. നന്ദി.